ന്യായബോധമോ ആക്കുകയും ചെയ്യുന്നു. വ്യക്തികളും സമൂഹവും അഭിമുഖീകരിക്കുന്ന പ്രശ്‌നങ്ങളോട് സഹാനുഭൂതി കാണിക്കാനും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ നൽകാനും അവൻ കൂടുതൽ സാധ്യതയോ~ സാധ്യതയുള്ളവനാകുന്നു. വിദ്യാഭ്യാസം വ്യക്തികൾക്ക് ഗുണം ചെയ്യുക മാത്രമല്ല ഒരു രാജ്യത്തെ പുരോഗതിയുടെയും വളർച്ചയുടെയും പാതയിലാക്കി മാറ്റാനുള്ള കഴിവുണ്ട്. ഓരോ പൗരനും രാജ്യത്തിന്‍റെ സം~ സ്തംഭം~ സ്തംഭമാണ്. ഒരു രാഷ്ട്രം അത്തരം കോടിക്കണക്കിന് തൂണുകളിൽ അധിഷ്ഠിതമാണ്. സ്തംഭങ്ങൾ എത്രത്തോളം വിദ്യാഭ്യാസമുള്ളതാണോ അത്രത്തോളം രാഷ്ട്രീയത്തിന്‍റെ അടിത്തറ ക്തമാകും. വിദ്യാസമ്പന്നനായ ഒരു വ്യക്തി ഒരു ശൃംഖല~ ശൃംഖല പ്രതികരണത്തിന് തുടക്കമിടുന്നു. അവരുടെ കു~ കുട്ടികൾ വിദ്യാസമ്പന്നരാണെന്ന് അവൻ ഉറപ്പാകുന്നു. വിദ്യാസമ്പന്നരായ ഒരു സമൂഹത്തിന് വഴിയൊരുക്കുന്നു, വിദ്യാസമ്പന്നരായ ഒരു സമൂഹം വിദ്യാസമ്പന്നരായ ഒരു രാജ്യത്തിന് വഴിയൊരുക്കുന്നു. അവസാനം വിദ്യാസമ്പന്നരായ ഒരു രാഷ്ട്രം ഒടുവിൽ വിദ്യാസമ്പന്നരായ ഒരു ലോകത്തിലേക്ക് നയിക്കുന്നു. ഒരു രാഷ്ട്രത്തിന്‍റെ വിദ്യാസമ്പന്നരായ തൊഴിൽ ശക്തി സ്വന്തം സമ്പദ്‌വ്യവസ്ഥയിലും ലോക സമ്പദ്‌വ്യവസ്ഥയിലും വളരെയധികം സംഭാവന ചെയ്യുന്നു. വിദ്യാഭ്യാസം ഒരു രാജ്യത്തിന്‍റെ വ്യക്തിജീവിതത്തെയും സമ്പദ്‌വ്യവസ്ഥയെയും പരിഷ്‌ക്കരിക്കാൻ മാത്രമല്ല, സ്ത്രീധനം, ശൈശവ വിവാഹം, ബാലവേല, ലിംഗവിവേചനം തുടങ്ങിയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാമൂഹിക തിന്മകൾ കുറയ്ക്കുന്നതിലൂടെ ഒരു സമൂഹത്തെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു. ഇവയെല്ലാം ഏതൊരു രാജ്യത്തിന്‍റെയും അഭിവൃദ്ധിക്കും വളർച്ചയ്ക്കും പ്രധാന തടസ്സങ്ങളാണ്. വിദ്യാഭ്യാസം എന്ന ഒരൊറ്റ ആയുധത്തിൽ അവരെ~ അവരെയെല്ലാം കൊല്ലാമായിരുന്നു. വിദ്യാസമ്പന്നരായ ഒരു സമൂഹം യാഥാസ്ഥിതിക ആചാരങ്ങളിൽ നിന്നും പാരമ്പര്യങ്ങളിൽ നിന്നും മോചനം നേടാനും ഒരു നല്ല നാളെയിലേക്ക് മുന്നേറാനും ഇഷ്ടപ്പെടുന്നു

സ്വകാര്യ മേഖലകൾ ലാഭകരമായി ജോലി ചെയ്യുകയോ സ്വയം തൊഴിൽ ചെയ്യുകയോ ചെയ്യാം. രണ്ട് സാഹചര്യങ്ങളിലും അയാൾ സം~ സാമ്പത്തികമായി സ്വതന്ത്രനാവുകയും അവന്‍റെ കുടുംബത്തിന്‍റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സ്വയം പര്യാപ്തനാവുകയും ചെയ്യുന്നു. അങ്ങനെ വിദ്യാഭ്യാസം തൊഴിലില്ലായ്മയെയും ദാരിദ്ര്യത്തെയും ഒറ്റയ~ ഒറ്റയടിക്ക് കൊന്നൊടുക്കുന്ന രണ്ട് കോണുകളുള്ള കുന്തമാണ്. ഹായ് hello ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ലഹരി നമ്മുടെ ആരോഗ്യത്തിൽ എങ്ങനെ ബാധിക്കും എന്നതാണ് കേവലം ഒരു ആരോഗ്യ പ്രശ്നം മാത്രമാണോ ഈ മദ്യപാനം എന്നുള്ളത് മദ്യാസക്തിയിൽ അടിപ്പെട്ട് ഭ്രാന്തമായ മനസും വിറയാർന്ന ശരീരവുമായി ലഹരി വിമുക്ത ചികിത്സ കേന്ദ്രങ്ങളെ അഭയം പ്രാപിക്കുന്നവരുടെയും കരളിൻ്റെ പ്രവർത്തനം നിലച്ചു മരണാസന്നരായി ആശുപത്രി കിടക്കകളിൽ അമരുന്നവരുടെയും സംഖ്യ കേരളത്തിൽ ഇന്ന് ചെറുതല്ല. മദ്യത്തിൽ അടിപ്പെട്ടുപോയവരുടെ ശാരീരിക മാനസിക ആരോഗ്യം തകരുകയും ആ നിലക്ക് സാധാരണ ജീവിതം സാധ്യമല്ലാതാവുകയും ചെയുന്നത് മാത്രമാണോ പ്രശനം അല്ല നിരന്തരം മദ്യപാനത്താൽ ഒരാളുടെ വ്യക്തി ജീവിതം കുത്തഴിക്കുകയും അയാളെ ആശ്രയിച്ചു കഴിയുന്നവരുടെ ജീവിതം കൂടി കീഴ്മേൽ മറിയുകയും ചെയ്യുന്നു. ഒരാളുടെ മദ്യാസക്തിയെ പിൻപറ്റിയിരിക്കുന്നത് രോഗങ്ങൾ മാത്രമല്ല തൊഴിൽ നഷ്ടം വരുമാന നഷ്ടം, മനോവിഭ്രാന്തി, സംശയരോഗം, ആക്രമണോത്സുകത, ഒറ്റപ്പെടൽ, കുടുംബങ്ങളിലെ ശൈഥില്യം, വ്യക്തിപരമായി ഉൾവലിയൽ തുടങ്ങിയവ കൂടിയാണ്. കേരളത്തിലെ വർദ്ധിച്ചു വരുന്ന ഗാർഹികപീഡനങ്ങൾ, ലൈംഗിക അതിക്രമങ്ങൾ, ആത്മഹത്യ, വിവാഹമോചനം, റോഡപകടങ്ങൾ എന്നിവയുടെ സ്ഥിതിവിവരം നമുക്ക് ലഭ്യമാണ്. കണക്കുകൾക്കപ്പുറം കാരണങ്ങൾ ചികയുമ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഘടകം നമ്മുടെ മദ്യാസക്തിത്തന്നെയാണ്. technocrate കൾ മുതൽ അസംഘടിത തൊഴിലാളികൾക്ക് വരെ മദ്യാസക്തി കാരണം തങ്ങളുടെ തൊഴിൽ മേഖലകളിൽ കാര്യക്ഷമത കുറയുന്നു. രാഷ്ട്രത്തിൻ്റെ വളർച്ചക്ക് മുതൽക്കൂട്ടാവേണ്ട യുവത്വത്തിൻ്റെ ക്രിയാശേഷി വീടിനും നാടിനും കൈവിളക്കാവേണ്ട യൗവ്വനം പാതിവഴിക്ക് വയ്ച്ചു കരിന്തിരി കത്തി കനൽ കെടുന്നത്‌ കേരളത്തിൻ്റെ പതിവ് കാഴ്ചയായി തീർന്നിരിക്കുന്നു ആ വിലാപങ്ങൾ കേൾക്കാതിരുന്നുകൂടാ. കേരളത്തിൻ്റെ നല്ലൊരു മദ്യപന്മാരും കൗമാരഘട്ടത്തിലോ, യൗവ്വന ആരഭത്തിലോ മദ്യപാനം ആരംഭിക്കുന്നതായി surve കൾ പറയുന്നു. അതുകൊണ്ടുത്തന്നെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിലെ നല്ല മദ്യപന്മാരായിരിക്കും ഇത്തരക്കാർ. നിത്യേന മദ്യപി മദ്യപിച്ചെത്തിയ ഭാര്യയെ തല്ലുക എന്നത് ജീവിതം നമ്മുടെ നാട്ടിൽ വിരളമല്ല കേരളത്തിൻ്റെ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് മാത്രമല്ല. മൂക്കറ്റം മദ്യപിച്ചു ഭാര്യയെ കണക്കറ്റ് തല്ലുന്ന ഭർത്താക്കന്മാരുടെ സ്വന്തം നാടുകൂടിയാണ്. മദ്യ ലഹരിയിൽ എത്തുന്ന നിർദ്ധയമായ ഉപദ്രവങ്ങളേറ്റ് അപമാനഭാരത്താൽ അടുക്കര അടുക്കള ചുവരുകൾക്കുള്ളിൽ മക്കളെയും മാറോടണച്ചു പ്രാണഭയത്തോടെ പതിയിരിക്കുന്ന നിരാശയിലാണ്ടുപോയ മനുഷ്യ ജന്മങ്ങളെ ഇനിയെങ്കിലും നമ്മൾ കാണാതിരുന്നുകൂടാ. അവരിൽ നിന്നുയരുന്ന അടക്കിപ്പിടിച്ച തേങ്ങലുകൾ കേൾക്കാതിരുന്നുകൂടാ. ജീവിത സായാഹ്‌നത്തിൽ കൈത്താങ്ങാകു കൈത്താങ്ങാകുമെന്നു കരുതിയവർ മക്കൾ ജീവിതത്തിൻ്റെ നേർവഴിയിൽ നിന്ന് കുതറിമാറി ലഹരിയുടെ ഇരുവഴി ഇരുൾ വഴികളിലൂടെ മരണത്തിലേക്കുള്ള കുറുക്കു വഴികളിലൂടെ ശിഷ്ടജീവിതം തള്ളി നീക്കുമ്പോൾ ആർത്തലക്കുന്ന മാതൃത്വത്തിൻ്റെ വിലാപങ്ങൾ നാം കേൾക്കാതിരുന്നുകൂടാ. കൊടിയ പീഡനങ്ങൾ സഹിച്ചും മക്കളുടെ ആഹാരത്തിനും വിദ്യാഭ്യാസത്തിനും ആരോഗ്യപരിപാലത്തിനും പണിയെടുക്കുകയും പെടാപ്പാടുപെടുകയും ചെയ്യുന്ന അമ്മമാരുടെ കണ്ണീരിൻ്റെ പെരുമഴക്കാലം എന്നാണിനി അവസാനിക്കുക. അന്തി മയങ്ങുമ്പോൾ മൂക്കറ്റം മദ്യപിച്ചു എത്തുന്ന അച്ഛൻ്റെ കൊടിയ മർദ്ദനം ഏറ്റു അയൽ വീടുകളിൽ അഭയം പ്രാപിക്കുന്ന ബാല്യങ്ങൾ! ഇരുൾവീഴുമ്പോൾ മദ്യപിച്ചെത്തുന്ന അച്ഛൻ്റെ ഉപദ്രവത്തിൽ നിന്നു രക്ഷനേടാൻ ഭയം നിഴലിക്കുന്ന കണ്ണുകളോടെ വീട്ടുമുറിയുടെ മൂലയിൽ പതിയിരിക്കുന്ന ബാല്യങ്ങൾ! ഗാമ വ്യത്യാസങ്ങളില്ലാതെ കേരളത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണിത്. ആവശ്യത്തിന് ആഹാരവും വസ്ത്രവും ഇല്ലാതെ പഠനോപകരണങ്ങൾ ഇല്ലാതെ നിരാശാഭരിതരായി നാളുകൾ തള്ളി നീക്കുന്ന ബാല്യ കൗമാരങ്ങൾക്ക് പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാറില്ലെന്ന് മാത്രമല്ല വിദ്യഭ്യാസം പകുതി വഴിക്ക് ഉപേക്ഷിക്കേണ്ടിയും വരുന്നു. തന്മൂലം, കരിനിഴൽ വീഴുന്നത് അവരുടെ നിറമാർന്ന സപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും മേലാണ്. കളിച്ച് തീർക്കേണ്ട ബാല്യം

രാത്രിയാകരുതേ എന്നു കരഞ്ഞു പ്രാർത്ഥക്കുന്ന ദൈവത്തിൻറെ സ്വന്തം നാട്ടിലെ നിഷ്കളങ്ക ബാല്യങ്ങളോട് പരിഷ്‌കൃത സമൂഹമെന്നവകാശപ്പെടുന്ന നമുക്ക് മാപ്പിരക്കാം. മദ്യാസക്തിയിലേക്ക് വലിയ വിളയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മദ്യാസക്‌തിയിൽപ്പെട്ടുപോയവർ മാത്രമല്ല അവരുടെ കുടുംബവും, സമൂഹവും, രാഷ്ട്രവുമൊക്കെ ഏറിയും കുറഞ്ഞും വില നൽകുകയാണ്. വ്യക്തിനിഷ്ടമായ പ്രശ്നം എന്നതിനപ്പുറം മദ്യാസക്തിയിൽ ഒരു സാമൂഹിക ദുരന്തമാണ്ദുരന്തമാണ് എന്നത് അടിവരയിട്ട് അംഗീകരിച്ചേ മതിയാവു. ലഹരി വിമുക്ത ചികിത്സ കൗൺസിലിന് പുനരധിവാസം എന്നിവ നൽകേണ്ടതുണ്ട്. അതിനപ്പുറം പുതിയ തലമുറ മദ്യത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നതിനു, ഫലപ്രദേയമായ ബോധവൽക്കരണ പദ്ധതികൾ സമഗ്രമായി സംവിധാനം ചെയ്ത്‌ പ്രയോഗത്തിൽ വരുത്തേണ്ടതുണ്ട്. മദ്യത്തിൻറെ വ്യാപനത്തിനെതിരെ ഒരു ജനകീയ പ്രക്ഷോഭം രൂപപ്പെടുത്തിയാലേ വിജയം വരിക്കാനാവു. ലഹരി മുക്തമായ പുതിയ പ്രഭാതം, പുതിയ തലമുറ, പുതിയ കേരളം ഇതാവട്ടെ നമ്മുടെ മുദ്രാവാക്യം. ലക്ഷ്യം സാഫല്യം വരെ ദൗത്യം നമുക്ക് തുടരാം. നിതാ നിതാന്തമായി പരിശ്രമിക്കാം. പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ മദ്യം രുചിച്ചു തുടങ്ങുന്ന ആൺകുട്ടികളുടെ ശരാശരി പ്രായം പതിനെട്ടു വയസിനും താഴയാണ്. മദ്യത്തിന് ഏറെ സ്വീകാര്യത കല്പിക്കപ്പെടുന്ന സാമൂഹിക സാച സാഹചര്യമാണ് ഇന്നത്തെ കേരളത്തിൽ നില നിൽക്കുന്നത്. ദശകങ്ങൾക്ക് മുൻപ് പൊതുവെ മലയാളി മദ്യപിച്ചിരുന്നത് രഹസ്യമായി ട്ടായിരുന്നെങ്കിൽ ഇന്ന് ഒത്തുചേരലുകളിൽ മദ്യം ഒഴിവാക്കാനാവാത്ത ഒരിനമായി മാറിക്കഴിഞ്ഞു. കൂടിച്ചേരലുകളിൽ ചെറിയ തോതിൽ മദ്യപിച്ചു തുടങ്ങുന്ന യുവാക്കളിൽ ചിലരെങ്കിലും social drinkers എന്ന തലത്തിൽ നിന്നു മദ്യാസക്തരായിത്തന്നെ മാറിയേക്കാം. പിന്മാറൽ അസാധ്യമാകും വിധം. കാലാന്തരത്തിൽ ലഹരി, മദ്യപാനെ അയാൾ അറിയാതെത്തന്നെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. മദ്യം രുചിച്ചു തുടങ്ങുന്നതിൽ ഇരുപത് ശതമാനം പേർ കാലാന്തരത്തിൽ മദ്യസക്തരായി മാറുമെന്നാണ് പഠന ത്തെ വെളിവാക്കുന്നത് അതായത് കൗതുകത്താലോ നിർബന്ധത്തിനു വഴങ്ങിയോ മദ്യം രുചിച്ചുനോക്കുന്ന ഓരോ അഞ്ചു പേരിലും ഒരാൾ പിൽക്കാലത്ത് മദ്യത്തിന് അടിമപ്പെടും. മദ്യത്തിന് അടിമപ്പെടാൻ സാധ്യതയുള്ള അഞ്ചിൽ ഒരാൾ ആരെന്നു മുൻകൂട്ടി തിരിച്ചറിയാൻ ആകില്ലന്നതിനാൽ, മദ്യത്തിൽ നിന്ന് കർശനമായ അകലം പാലിക്കുകയാണ് ഉചിതം. ഒരിക്കലേ മദ്യപിക്കില്ലെന്ന ദൃഢനിഷ്ടയമാണ് നമുക്ക് വേണ്ടത്ജീവിതത്തെപ്പറ്റിയുള്ള വ്യക്തമായ കാഴ്ചപ്പാടും നിലപാടും ഉറക്കാത്ത കൗമാരത്തിനു മുൻപിൽ മദ്യപിക്കാനുള്ള പ്രലോഭനങ്ങളുടെ പെരുമഴയാണ് നമ്മുടെ നാട്ടിൽ നിരവധി ഘടകങ്ങൾ ഒരാളെ മദ്യപാനത്തിലേക്ക് നയിക്കാം. അവ എന്താണെന്നു നോക്കാം നമുക്കൊക്കെ. സുഹൃത്തുക്കളുടെയോ സഹപാഠികളുടെയോ പ്രലോഭനങ്ങൾക് വഴങ്ങി മദ്യപിക്കുന്നവർ ഏറെയാണ്. വ്യത്യസ്ഥ മുറക്കാത്ത പ്രായത്തിൽ അടുത്ത സുഹൃത്തുക്കളുടെ നിർബന്ധത്തിനു വഴങ്ങി മദ്യവും പുകയില ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ച് തുടങ്ങിയേക്കാം. മദ്യം അനുഭൂതിയാകണമെന്ന തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ പലരും മദ്യം പരീക്ഷിച്ചു നോക്കാറുണ്ട്. മദ്യത്തെപ്പറ്റി പലപ്പോഴായി ലഭിച്ച കേട്ടറിവുകളിൽ ഒരാളിൽ മദ്യം ഉപേയാഗിച്ചുനോക്കാനുള്ള കൗതുകം ജനിപ്പിച്ചേക്കാം. വീട്ടിലും പുറത്തും മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടാൻ ചില കൗമാരപ്രായക്കാർ മദ്യപിക്കുകയോ പുകവലിക്കുകയോ ചെയ്യാം. കൂട്ടുകാരുടെ ഇടയിൽ hero പരിവേഷം കിട്ടാനുള്ള കുറുക്കു വഴിയായി മദ്യത്തെ അവർ കണ്ടേക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ topic നെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. Hello എൻ്റെ പേര് നുഫൈസ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന topic എന്നുപറഞ്ഞാൽ മെസ്സിയെ കുറിച്ചാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു താരമാണ് മെസ്സി. മെസ്സിയെ പറ്റി പറയാണെങ്കിൽ ഒരു അർജന്റീനിയൻ professional football കളിക്കാരനാണ് ലിയോ എന്ന് വിളിപ്പേരു~ള്ള ലിയോണെൽ ആന്ദ്രസ് മെസ്സി. അദ്ദേഹം ജനിച്ചത് June ഇരുപത്തിനാല് ആയിരത്തിത്തൊള്ളായിരത്തിഎൺപത്തിയേഴിലാണ്. തന്റെ തലമുറയിലെ ഏറ്റവും മികച്ച football കളിക്കാരിൽ ഒരാളായി അദ്ദേഹത്തെ പരിഗണിക്കണ്ണ്ട്. മെസ്സി തന്റെ ഇരുപത്തിയൊന്നാം വയസ്സിൽ European footballer of the year, FIFA ലോക Footballer of the year, എന്നീ പുരസ്കാരങ്ങൾക്കായി നിർദ്ദേശം ചെയ്യപ്പെട്ടു. ഇരുപത്തിരണ്ടാം വയസ്സിൽ അദ്ദേഹം ആ രണ്ടു പുരസ്കാരങ്ങളും കരസ്ഥമാക്കുകയും ചെയ്തു. രണ്ടായിരത്തിയിരുപത്തൊന്നിൽ ലഭിച്ച ഏഴാമത് balloon D or ഈ ബഹുമതി ഏഴുതവണ നേടുന്ന ആദ്യ കളിക്കാരനായി. രണ്ടായിരത്തിയൊൻപത്, രണ്ടായിരത്തിപത്ത്, രണ്ടായിരത്തിപതിനൊന്ന്, രണ്ടായിരത്തിപന്ത്രണ്ട് വർഷങ്ങൾക്കായി തുടരെ നാലാം തവണയാണ് ഈ നേട്ടം കരസ്ഥമാക്കിയത്. രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ ഫിഫ ലോക കപ്പിൽ അദ്ദേഹം ലോകകപ്പും Golden Ball ഉം നേടി. ഇദ്ദേഹത്തെ പലപ്പോഴും ഇതിഹാസതാരമായി ഡിയാഗോ മറഡോണയുമായി സാമ്യപ്പെടുത്താറുണ്ട്. മറഡോണ തന്നെ മെസ്സിയെ മറഡോണ എന്താണ് പറഞ്ഞിരിക്കണത് എന്നുചോദിച്ചാല് മെസ്സി എൻ്റെ പിൻഗാമിയാണ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. നന്നേ ചെറുപ്പത്തിൽ തന്നെ മെസ്സി കളിക്കാൻ തുടങ്ങിയിരുന്നു. അദ്ദേഹത്തിന്റെ കഴിവ് ബാർസലോണ വളരെ വേഗം തിരിച്ചറിഞ്ഞു. ബാർസലോണ club അദ്ദേഹത്തെ ഉയരക്കുറവിനു ചികിത്സ നിർദ്ദേശിച്ചു. അതിനാൽ റൊസാരിയോ എന്ന സ്ഥലത്തെ club മായി old boys team ൽ അദ്ദേഹം വിട്ടുപോരുകയും കുടുംബത്തോടൊപ്പം യൂറോപ്പിൽ താമസിക്കുകയും ചെയ്‌തു. രണ്ടായിരത്തിനാല് - രണ്ടായിരത്തിഅഞ്ച്‌ season ൽ അദ്ദേഹം ആദ്യ കളി കളിച്ചു. ആ മത്സരത്തില് തന്നെ അദ്ദേഹം goal നേടി. അങ്ങനെ club നായി goal നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന record മെസ്സി സ്വന്തമാക്കി. അദ്ദേഹത്തിന്റെ ആദ്യ season ൽ തന്നെ ബാർസലോണ ലാ ലിഗ കപ്പ് നേടി. രണ്ടായിരത്തിയാറ്‌ - രണ്ടായിരത്തിയേഴ് season ലാണ് അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ച്ച വെച്ചത്. classic മത്സരത്തില് ഒരു hat trick നേടിയത് അടക്കം ഇരുപത്തി~ ഇരുപതിനാലോ ഇരുപത്തിയാറോ ഇരുപത്തിയാറ് മത്സരങ്ങളിൽ നിന്നായി പതിനാല് goal കൾ നേടി. മെസ്സി അങ്ങനെ കൊറേ goal കൾ അടിച്ചിട്ടുണ്ട്. രണ്ടായിരത്തിയെട്ട് - രണ്ടായിരത്തിഒൻപത് season ൽ അദ്ദേഹം നേടിയത് മുപ്പത്തിയെട്ടു goal കളാണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം പറയാണെങ്കില്. ആ season ൽ ബാർസലോണ മൂന്ന് കിരീടങ്ങൾ നേടിയപ്പോള് team ന്റെ പ്രധാന ആയുധം മെസ്സി ആയിരുന്നു. മെസ്സിയെ ബാർസലോണ എന്ന team വളരെയധികം ഉപയോഗിച്ചിരുന്നു. അദ്ദേഹത്തിന് ഇഷ്ടപെട്ട club തന്നെ ആയതുകൊണ്ടാവാം അദ്ദേഹം മികച്ച പ്രകടനങ്ങളാണ് ആ കാലത്തു കാഴ്ച്ച വച്ചിരുന്നത്. മെസ്സിയുടെ ഒരു prime time തന്നെയായിരുന്നു രണ്ടായിരത്തിഒൻപത് - രണ്ടായിരത്തിപത്ത് കാലഘട്ടങ്ങൾ. രണ്ടായിരത്തിഒൻപത് - രണ്ടായിരത്തിപത്ത് season ൽ അദ്ദേഹം എല്ലാ മത്സരങ്ങളിലുമായി നാല്പത്തിയേഴ് goal കൾ നേടുകയും, ബാർസലോണക്കായി ഒരു season ൽ ഏറ്റവും കൂടുതൽ goal കൾ നേടിയ ബഹുമതി റൊണാൾഡോക്കൊപ്പം പങ്കുവെക്കുകയും ചെയ്തു. രണ്ടായിരത്തിഅഞ്ചിലെ ഫിഫ വേൾഡ് കപ്പ് യൂത്ത് ചാമ്പ്യൻഷിപ്പിൽ മെസ്സി ആയിരുന്നു ഏ ഏറ്റവും കൂടുതൽ goal നേടിയത്. അദ്ദേഹത്തെ വെല്ലാൻ ഇവിടെ ആരുമില്ലാന്നു എല്ലാവർക്കും അറിയാലോ. final ൽ നേടിയ രണ്ട് goal അടക്കം ആകെ ആറ് goal കളാണ് ആ championship ൽ അദ്ദേഹത്തിന്റെ സമ്പാദ്യം. അതിനുശേഷം അദ്ദേഹം അർജന്റീന team ലെ സ്ഥിരം അംഗമായി. അർജന്റീനയിൽ വന്നതിനു ശേഷമുള്ള കാര്യങ്ങൾ പിന്നെ പറയേണ്ടതില്ലല്ലോ. ഫിഫ ലോകകപ്പിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ അർജന്റീനക്കാരായി അദ്ദേഹം മാറി. രണ്ടായിരത്തിയേഴിലെ കോപ്പ അമേരിക്ക രണ്ടാം സ്ഥാനക്കാരനുള്ള പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. രണ്ടായിരത്തിയെട്ടിലെ ബീജിങ്ങ് olympics ൽ ജേതാക്കളായ അർജന്റീന team ൽ മെസ്സിയും ഒരു അംഗമായിരുന്നു. ആ വിജയത്തോടെ അദ്ദേഹത്തിന് ആദ്യ അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചു. രണ്ടായിരത്തിപന്ത്രണ്ട് December ഒമ്പതിന് ഒരു calendar വർഷം ഏറ്റവുമധികം goal നേടുന്ന കളിക്കാരൻ എന്ന record ഗെർഡ് മുള്ളറെ ~ മുള്ളർ അടിച്ച goal കൾ എൺപത്തിയഞ്ച് goal കളായിരുന്നു. അദ്ദേഹം മറികടന്നു, മെസ്സി മറികടന്നു. രണ്ടായിരത്തിപന്ത്രണ്ട് December ഇരുപത്തിമൂന്നിന് ഒരു calendar വർഷം തൊണ്ണൂറ്റിയൊന്ന് goal കൾ എന്ന സർവ്വകാല record സ്ഥാപിച്ചു. രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ ഖത്തറിൽ വച്ച് നടന്ന ഫിഫ വേൾഡ് കപ്പിലെ അർജൻ്റീന വിജയികൾ ആകുന്നതിന്റെ മുഖ്യ പങ്ക് വഹിച്ചു. ഫിഫ വേൾഡ് കപ്പ് final വരെ എത്തിയപ്പഴും final ൽ മികച്ച കളി വരെ രണ്ടായിരത്തിരണ്ട്‌ ~ രണ്ടായിരത്തിഇരുപത്തിരണ്ട് world cup ൽ മെസ്സി നടത്തിയിട്ടുണ്ട്. പലപ്പോഴും ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനായി

വേറെ ആർക്കും ഇപ്പൊ അങ്ങനെ അത്ര balloon D or ഒന്നും ഇവിടെ ലഭിച്ചിട്ടില്ല. പിന്നെ മെസ്സിന്റെ ആദ്യകാല ജീവിതം പറയാണെങ്കിൽ ആയിരത്തിത്തൊള്ളായിരത്തി എൺപത്തിയേഴ് June ഇരുപത്തിനാലിനു മെസ്സി

പ്പാർത്തതാണ് മെസ്സിയുടെ പൂ ~ family. അദ്ദേഹത്തിന്റെ റോഡ്രിഗോ എന്നും മാത്യൂസ് എന്നും പേരുള്ള രണ്ട് ജ്യേഷ്ഠന്മാരുണ്ട്. കൂടാതെ മേരിയ സോൾ എന്നു പേരുള്ള ഒരു സഹോദരിയും. അഞ്ചാം വയസ്സിൽ, തന്റെ അച്‌ഛൻ പരിശീലിപ്പിച്ചിരിക്കുന്ന ഒരു പ്രാദേശിക club ആയ ഗ്രൻഡോളിയിൽ ചേർന്ന മെസ്സി football കളിക്കാൻ തുടങ്ങി. പ്രാദേശിക പട്ടണമായ റൊസാരിയോവിലെ ഒരു club ആയ ന്യൂവെൽസ് ഓൾഡ് ബോയ്സിൽ ചേർന്നു. പതിനൊന്നാം വയസ്സിൽ അദ്ദേഹത്തിന്റെ വളർച്ചക്കു ആവശ്യമായ hormone ന്റെ കുറവ് തിരിച്ചറിയപ്പെട്ടു. അർജന്റീനയിലെ ഒരു പ്രമുഖ club ആയ റിവർ പ്ലേറ്റിന് മെസ്സിയുടെ കഴിവിൽ വിശ്വാസമുണ്ടായിരുന്നു. എങ്കിലും മാസം തോറും തൊള്ളായിരം ചെലവാക്കിക്കൊണ്ട് അദ്ദേഹത്തെ ചികിത്സിക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. എന്നാൽ ബാർസലോണയുടെ sporting director ആയ കാർലെസ് റെക്സാച്ച് അദ്ദേഹത്തിന്റെ കഴിവിനെ പറ്റി ബോധവാൻമാരായിരുന്നു. മെസ്സിയുടെ ബന്ധുക്കൾ സ്പെയിനിലെ കാറ്റലോണിയയിലെ ലെയ്

ക്കാമെങ്കിൽ ചികിത്സക്കുള്ള പണം club ഏറ്റെടുത്തുകൊള്ളാം എന്ന് അവർ പറഞ്ഞു. ഇതനുസരിച്ച് അദ്ദേഹത്തിന്റെ കുടുംബം യൂറോപ്പിലേക്ക് മാറിത്താമസിക്കുകയും അദ്ദേഹം club ന്റെ Youth Team കളിൽ കളിച്ച് തുടങ്ങുകയും ചെയ്‌തു. അദ്ദേഹത്തിന്റെ രണ്ട് ബന്ധുസഹോദര football മായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മെസ്സിയുടെ club ജീവിതം പറയാണെങ്കിൽ മെസ്സി ബാർസലോണയിലത്തെ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. രണ്ടായിരത്തിമൂന്നു november പതിമൂന്നിന്. അപ്പൊ മെസ്സി പ്രായം പതിനാറ് വയസ്സായിരുന്നു. പോർട്ടയുമായുള്ള സൗഹൃദമത്സരത്തില് മെസ്സി തന്റെ ആദ്യ ഔദ്യോഗിക മത്സരം കളിച്ചു. ഒരു വർഷത്തിനുള്ളിൽ ഫ്രാങ്ക് റൈക്കാർഡ് അദ്ദേഹത്തെ തന്റെ ആദ്യ league മത്സരം കളിക്കാൻ അനുവദിച്ചു. രണ്ടായിരത്തിനാല് october പതിനാറിന് അതായത് അപ്പൊ മെസ്സിക്ക് പ്രായം ഉണ്ടായിരുന്നത് പതിനേഴു വയസ്സ് എസ്പാനോളി ~ എസ്പാന്യോളിനെതിരെ ആ മത്സരം ഉണ്ടായിരുന്നത്. ആ മത്സരത്തോടു കൂടി ബാർസലോണക്ക് വേണ്ടി കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മൂന്നാമത്തെ കളിക്കാരനും ലാ ലിഗയിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനുമായി മെസ്സി മാറി. ഈ record രണ്ടായിരത്തിയേഴ് september ബാർസലോണയിൽ തന്നെ ബോജൻ ക്രികിച് തകർത്തു. May ഒന്നിന് അൽബാസെറ്റെക്കെതിരെ അദ്ദേഹം തന്റെ ആദ്യ goal ബാർസലോണക്കായി നേടി. അപ്പോൾ മെസ്സിയുടെ പ്രായം പതിനേഴു വർഷവും പത്തു മാസവും ഏഴ് ദിവസവുമായിരുന്നു. ഒരു ലാ ലിഗ മത്സരത്തിൽ goal നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി മെസ്സി മാറി. മെസ്സിയുടെ സഹായത്തോടെ നേടിയ ഒരു goal ലൂടെ ബോജൻ ക്രികിച് ആ record തകർത്തു. മെസ്സി തന്റെ മുൻ coach യ റൈക്കാർഡിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹമാണ് എന്റെ കളിജീവിതം തുടങ്ങിവെച്ചത് എന്ന വസ്തുത ഞാനൊരിക്കലും മറക്കില്ല. എന്റെ പതിനാറോ പതിനേഴോ വയസ്സിൽത്തന്നെ അദ്ദേഹത്തിൽ എന്നെ വിശ്വാസമുണ്ടായിരുന്നു. രണ്ടായിരത്തിഅഞ്ച് - രണ്ടായിരത്തിആറ് season ലെ മെസ്സിയെ പറ്റി കുറച്ചു വിവരങ്ങൾ ഞാൻ പറയാം. September പതിനാറിന് മൂന്നു മാസത്തിനിടയിൽ രണ്ട് ~ രണ്ടാം തവണയും ബാർസലോണ, മെസ്സിയുമായുള്ള കരാർ പുതുക്കി. ആ പ്രാവശ്യം അദ്ദേഹത്തെ ഒന്നാം നിര team ലേക്ക് തിരഞ്ഞെടുത്തുകൊണ്ടാണ് കരാർ കരാർ രണ്ടായിരത്തിപതിനാല് june വരെ പുതുക്കിയത്. രണ്ടായിരത്തിഅഞ്ച്‌ september ഇരുപത്തിയാറിന് മെസ്സി സ്പാനിഷ് പൗരത്വം നേടി. അതോടെ അദ്ദേഹം ലാ ലിഗയിൽ കളിക്കുന്നത് പൂർണ്ണസജ്ജനായി. september ഇരുപത്തിയേഴിന് യുഎഫ്ഒ ~ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇറ്റാലിയൻ club ആയ ഉഡിനീസിനെതിരെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ വിദേശികളുമായുള്ള കളി അന്നായിരുന്നു. അദ്ദേഹം പകര ക്കാരനായി ഇറങ്ങിയപ്പോൾ കാമ്പ് ന്യൂവിലെ ബാർസലോണയുടെ ആരാധകർ എഴുന്നേറ്റുനിന്നുകൊണ്ട് സ്വാഗതം ചെയ്തു. അദ്ദേഹത്തിന്റേയും റൊണാൾഡീന്യോവിന്റേയും കൂട്ടുകെട്ട് ആരാധകർക്കൊരു വിരുന്നൊരുക്കായിരുന്നു. അതെന്താന്നുവെച്ചാൽ എല്ലാവർക്കും ഇഷ്‌ടമായിരുന്നു. റൊണാൾഡീന്യോ ബ്രസീലിയൻ താരമായിരുന്നു. അദ്ദേഹം നല്ല നല്ല കളികൾ കാഴ്ച വെക്കുമ്പോൾ അതേപോലെതന്നെ മെസ്സി പത്തൊൻപതാം വയസ്സിലെ അതെ കാഴ്ചകൾ skill ഉം കാര്യങ്ങളും running ഉം score കളും എല്ലാം അടിപൊളിയായിട്ട് നല്ല combo ഉം ആയിട്ട് റൊണാൾഡീന്യോയും മെസ്സിയും കാഴ്ച്ച വെച്ചിരുന്നു. രണ്ടായിരത്തിആറിൽ തന്നെയായിരുന്നു എന്ന് തോന്നുന്നുണ്ട് അവര് തമ്മിലുള്ള കളികൾ കാണാൻ കുറെ ജനങ്ങൾ ഉണ്ടായിരുന്നു. മെസ്സി ആ season ൽ പതിനേഴ് മത്സരങ്ങളിൽ നിന്നായി ആറ് goal കൾ സ്വന്തമാക്കി. കൂടാതെ ആറ് ചാമ്പ്യൻസ് ലീഗ് കളികളിൽ നിന്നുമായി ഒരു goal ഉം നേടി. ചാമ്പ്യൻസ് ലീഗിലെ രണ്ടാം റൗണ്ടിലെ രണ്ടാം പാദത്തിൽ ചെൽസിക്കെതിരായി നടന്ന മത്സരത്തിൽ വലതു തുടയിലെ പേശിക്കുണ്ടായ പരിക്കുമൂലം അദ്ദേഹത്തിന്റെ ആ season ൽ രണ്ടായിരത്തിയാറ്‌ March ഏഴിന് അവസാനിച്ചു. രണ്ടായിരത്തിയാറിൽ അദ്ദേഹം കുറച്ചു match കളിൽ തന്നെ കുറെ goal കൾ നേടിയിരുന്നു. പക്ഷെ പരിക്കുമൂലം അദ്ദേഹത്തിന് അവിടെനിന്ന് കേറേണ്ടി വന്നു. റൈക്കാർഡിന്റെ ബാർസലോണ ആ season ൽ സ്പെയിനിലും യൂറോപ്പിലും

അധികെല്ലാ കളികളിലും ആദ്യം ninety minutes ൽത്തന്നെ ഇറക്കുകയും നല്ല കളി കാഴ്ച്ചവെച്ചതിൽ ~ കളി കാഴ്ച്ചവെച്ചത് കൊണ്ട് ആദ്യം ഒന്നാം team ൽ ഇടംപിടിച്ചുതുടങ്ങി. ഇരുപത്തിയാറ് മത്സരങ്ങളിൽ നിന്നായി പതിനാല് goal കൾ മെസ്സി നേടി. November പന്ത്രണ്ടിന് റയൽ സരഗോസയുമായുള്ള മത്സരത്തിനിടെ പരിക്കേറ്റതു മുതൽ പരിക്കേറ്റതുകാരണം അദ്ദേഹം മൂന്ന് മാസം നഷ്ടപ്പെട്ടു. അത് അദ്ദേഹത്തിന് വളരെയേറെ വിഷമമേറിയ കാര്യമായിരുന്നു. അർജന്റീനയിൽ വെച്ച് അദ്ദേഹം സുഖം പ്രാപിച്ചു. പരുക്ക് ഭേദപെട്ടതിനുശേഷമുള്ള ആദ്യ മത്സരം February പതിനൊന്നായിരുന്നു. ആ മത്സരത്തിൽ അദ്ദേഹം രണ്ടാം പകുതിയിൽ ഒരു പകരക്കാരനായാണ് കളിക്കാനിറങ്ങിയത്. March പതിനൊന്നിന് നടന്ന

മൂന്നു ഗോളുകളും സമനില goal കളായിരുന്നു. അതിലെത്തന്നെ അവസാനത്തെ goal injury time ലായിരുന്നു നേടിയത്. ഇതിലൂടെ, classic മത്സരത്തിൽ ഇവാൻ സമോറാനോക്ക് ശേഷം season ൽ റിയൽ മാഡ്രിഡിന് ശേഷം hat trick നേടുന്ന ആദ്യ കളിക്കാരനായി. ഈ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനും മെസ്സി തന്നെയാണ്. Season ന്റെ അവസാനത്തോടു കൂടി അദ്ദേഹം കൂടുതൽ goal കൾ നേടാൻ തുടങ്ങി. ലീഗിൽ അദ്ദേഹം നേടിയ പതിനാല് goal കളും പതിനൊന്ന് goal കളും അവസാന പതിമൂന്ന് മത്സരത്തിൽ നിന്നാണ്. പുതിയ മറഡോണ എന്ന് പേര് അദ്ദേഹത്തിന് ചാർത്തി നൽകപ്പെട്ടു. ഒരേയൊരു season ൽ തന്നെ മറഡോണയുടെ പ്രശസ്തമായ പല goal കളും പുനഃസൃഷ്ടിച്ചത് അതിനൊരു കാരണമായി. രണ്ടായിരത്തിയേഴ് April പതിനെട്ടിന് കോപ്പ ദെൽ റെയ് semifinal മത്സരത്തിൽ ഗെറ്റാഫെക്കെതിരെ അദ്ദേഹം രണ്ട് goal കൾ നേടി. മെക്സിക്കോയിൽ വെച്ച് നടന്ന ആയിരത്തിത്തൊള്ളായിരത്തി എൺപത്തിയാറിലെ football ലോകകപ്പിൽ ഇംഗ്ല ~ ഇംഗ്ലണ്ടിനെതിരെ മറഡോണ നേടിയ goal നോട് വളരെയധികം സാമ്യമുള്ളവയായിരുന്നു അവ. ഇതിലൂടെ മെസ്സി മറഡോണയുമായി വളരെയധികം താരതമ്യം ചെയ്യപ്പെട്ടു. സ്പാനിഷ് പത്രങ്ങൾ മെസ്സിയെ മെസ്സിഡോണ എന്ന് വിളിച്ചു. അദ്ദേഹം ആ goal നിടയിൽ അറുപത്തിരണ്ട്‍ meter കൾ തന്നെ ഓടി, ആ ആറ് കളിക്കാരെ തന്നെ കബളിപ്പിച്ചു, ഒരേ സ്ഥാനത്തുനിന്നു തന്നെ നിറയൊഴിച്ചു. ആഹ്ളാദസമയത്ത്, ഇരുപത്തൊന്ന് വർഷങ്ങൾക്കു മുമ്പ് മെക്സിക്കോയിൽ മറഡോണ ചെയ്തതുപോലെ cornor പതാക എടുത്ത് ഓടി. മത്സരത്തിനു ശേഷം പത്രസമ്മേളനത്തിന് സഹകളിക്കാരനായ ഡെക്കോ

ദൈവത്തിന്റെ കൈ എന്ന് പ്രശസ്തമായ goal നോട് സമാനമായ goal l മെസ്സി നേടി. മെസ്സി പന്തിനായി കുതിക്കുകയും ഗോളിയായ കാർലോസ് കമേനിയെ കബളിപ്പിച്ച് ആ പന്ത് സ്വന്തം കൈകൊണ്ട് വലയിലേക്ക് തട്ടിയിടുകയും ചെയ്തത്. അത് ശരിയായ ഒരു handball ആണെന്ന് replay കൾ വ്യക്തമായിരുന്നെങ്കിലും goal നൽകപ്പെട്ടു. ` രണ്ടായിരത്തിഏഴ് - രണ്ടായിരത്തിയെട്ട് season നെ കുറിച്ച് കുറച്ചു വാക്കുകൾ പറയാം. രണ്ടായിരത്തിഏഴ് - രണ്ടായിരത്തിയെട്ട് season ലെ ആദ്യ ആഴ്ചയിൽ അഞ്ച് goal കൾ നേടി. മെസ്സി ബാർസലോണയെ ലാ ലിഗ ആദ്യ നാല് team കളിലൊന്നാക്കി. September പത്തൊൻപതിന് സ്വന്തം മൈതാനത്ത് വെച്ച് നടന്ന ലിയോണിനെതിരായ മത്സരത്തിൽ മെസ്സിയുടെ goal ന്റെ പിൻബലത്തിൽ ബാർസലോണ മൂന്ന് - പൂജ്യം എന്ന നിലയിൽ വിജയിച്ചു. September ഇരുപത്തിരണ്ടിനു സെവിയ്യക്കെതിരായി നടന്ന മത്സരത്തിൽ മെസ്സി രണ്ട് goal നേടി. September ഇരുപത്തിയാറിന്ന് റയൽ സര ഗോസയുമായുള്ള മത്സരത്തിൽ അദ്ദേഹം രണ്ട് goal കൾ നേടി. പിന്നെ പറയാണെങ്കില് September r ഇരുപത്തിയാറിന് അദ്ദേഹം goal നേടിയ കാര്യം ഞാൻ പറഞ്ഞു. ബാർസലോണയുടെ നാല് - ഒന്ന് വിജയത്തിൽ മുഖ്യ പങ്കാളിയായി. February ഇരുപത്തിയാറ് അദ്ദേഹം ബാർസലോണക്ക് വേണ്ടിയുള്ള തന്റെ നൂറാം മത്സരം കളിച്ചു. മുന്നേറ്റ വിഭാഗത്തിൽ ഫിഫ്പ്രോ ലോക പതിനൊന്ന് കളിക്കാരൻ പുരസ്കാരത്തിൽ മെസ്സി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. സ്പാനിഷ് പത്രമായ മാർസയുടെ online പതിപ്പിൽ നടന്ന ലോകത്തെ ഏറ്റവും മികച്ച കളിക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ട ~ തിരഞ്ഞെടുപ്പിൽ എഴുപത്തിയേഴ് ശതമാനം വോട്ടോടെ മെസ്സി വിജയിച്ചു.

പത്രങ്ങളായ എൽ മുണ്ടോ ഡിപോർട്ടീവോയുടേയും സ്പോർട്ടിന്റേയും എഴുത്തുകാർ അഭിപ്രായപ്പെട്ടു. ലോകത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും മികച്ച Footballer മാരിൽ ഒരാളാണ് മെസ്സിയെന്ന് ഫ്രാൻസെസ്കോ ടോട്ടി അഭിപ്രായപ്പെട്ടു. March നാലിന് സെൽട്ടികിനെതിരെ നടന്ന ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ഇടതു തുടയിൽ പേശീവലി വുണ്ടായതിനെത്തുടർന്ന് ആറ് മാസം അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വന്നു. മൂന്ന് season ണുകളിൽ ഇത് നാലാം തവണയാണ് ഇത്തരം പരിക്ക് മൂലം മെസ്സിക്ക് കളിക്കാൻ കഴിയാതെ പോകുന്നത്. രണ്ടായിരത്തിയെട്ട് -രണ്ടായിരത്തിയൊൻപത് season നെ പറ്റി പറയുകയാണെങ്കിൽ റൊണാൾഡീന്യോയുടെ club മാറ്റത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ പത്താം നമ്പർ jursey മെസ്സിക്ക് ലഭിച്ചു.

ഉള്ളിൽ രണ്ട് goal നേടി രണ്ട് - ഒന്ന് ജയത്തിലേക്ക് മെസ്സി നയിച്ചു. അത്‌ലെറ്റിക്കോ മാഡ്രിഡിനെതിരെ അടുത്ത മത്സരം മെസ്സിയും അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായ സെർജിയോ അഗ്യൂറോയും തമ്മിലുള്ള സൗഹൃദ യുദ്ധമായാണ്

സെവിയ്യക്കെതിരായി നടന്ന മത്സരത്തിൽ മെസ്സി മറ്റ് രണ്ട് ആകർഷകമായ goal കൾ കൂടി നേടി. അതിൽ ഒരെണ്ണം ഇരുപത്തിമൂന്ന് meter കൾ അകലെ നിന്ന് അടിച്ചത് മറ്റൊന്ന് ഗോളിയെ കബളിപ്പിച്ച് വിഷമകരമായ ഒരു സ്ഥലത്ത് നിന്നും നേടിയതുമാണ്. രണ്ടായിരത്തിയെട്ട് December പതിമൂന്നിന് നടന്ന ആ season ലെ ആദ്യ classic മത്സരത്തിൽ മെസ്സി ബാർസലോണയുടെ രണ്ടാം goal നേടുകയും ബാർസ രണ്ട് - പൂജ്യത്തിന് ജയിക്കുകയും ചെയ്തു. രണ്ടായിരത്തിയെട്ടിലെ ഫിഫ പ്ലെയർ ഓഫ് ദ ഇയർ പുരസ്കാരത്തിൽ അദ്ദേഹം അറുനൂറ്റിഎഴുപത്തിയെട്ട് point കളോടെ രണ്ടാം സ്ഥാനത്തെത്തി. അത്‌ലറ്റിക്കോ മാഡ്രിഡിനെതിരെ ബാർസലോണ മൂന്ന് - ഒന്നിന് ജയിച്ച ഒരു കോപ്പ ഡെൽ റേയ് മത്സരത്തിലാണ് മെസ്സി രണ്ടായിരത്തിഒൻപതിലെ ആദ്യ hat trick goal നേടിയത്. രണ്ടായിരത്തിഒൻപത് February ഒന്നിന് റേസിംഗ് സന്റാൻഡറിനെതിരായ മത്സരത്തിൽ ഒന്ന് - പൂജ്യം പിന്നിൽ നിൽക്കുകയായിരുന്നു ബാർസലോണയെ പകുതി സമയത്തിൽ പകരക്കാരനായി ഇറങ്ങി രണ്ട് goal കൾ നേടി വിജയത്തിലേക്ക് മെസ്സി നയിച്ചു. അതിലെ രണ്ടാം goal ബാർസലോണയുടെ സ്പാനിഷ് ലീഗിൽ അയ്യായിരം goal ആയിരുന്നു. ലാ ലിഗയുടെ ഇരുപത്തെട്ടാം ഘട്ടത്തിൽ മലാഗക്കെതിരെ അദ്ദേഹം season ലെ തന്റെ മുപ്പതാം goal നേടുകയും അതുവഴി ബാർസലോണയെ ആറ് - പൂജ്യം എന്ന goal നിലയിൽ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്തു. രണ്ടായിരത്തിപത്തൊൻപത് April എട്ടിന് ബയേൺ മ്യൂണിക്കിനെതിരെ നടന്ന ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ മെസ്സി രണ്ട് goal കൾ നേടുകയും മെസ്സി രണ്ട് goal കൾ രണ്ട് goal കൾ നേടുകയും ആ പരമ്പരയിൽ എട്ട് goal കൾ എന്നത് സ്വന്തം നേട്ടങ്ങൾക്കൊപ്പം ചേർക്കുകയും ചെയ്തു. April പതിനെട്ടിന് ഗെറ്റാഫെക്കെതിരായ ഒന്ന് - പൂജ്യം ജയത്തിൽ നേടിയ goal ലൂടെ മെസ്സി ലാ ലിഗയിൽ ആ season ൽ ഇരുപത് goal കൾ കുറിച്ചു. റിയൽ മാഡ്രിഡിനു മുകളിൽ വ്യക്തമായ ആറ് point ന്റെ lead ഓടെ ബാർസലോണ ലീഗ് പട്ടികയിൽ തലപ്പത്തെത്തി.

goal ആണ് അതെന്നു പറയപ്പെടുന്നുണ്ട്. ആ പ്രകടനത്തിന്റെ പിൻബലത്തിൽ ബാർസലോണ ആറ് - രണ്ട് ന് വിജയിച്ചു. അത് ആയിരത്തിത്തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിന് ശേഷം റയലിന്റെ ഏറ്റവും കനത്ത പരാജയമായിരുന്നു. ഓരോ goal നേടിയതിനു ശേഷവും അദ്ദേഹം ആരാധകരുടെ അടുത്ത് ഓടുകയും ഒരു എന്ന രോഗത്തിന്റെ നാമം എന്നെഴുതിയ കുപ്പായം camera ക്ക് മുന്നിൽ കാണിക്കുകയും ചെയ്തു. ആ രോഗത്തിനടിമപ്പെട്ട കുട്ടികളോടുള്ള തന്റെ സഹകരണം വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹം. പിന്നെ മെസ്സിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അതിൽ ഒന്ന് പറയുകയാണ്. അടുത്ത ഒരു കാര്യം ഞാൻ പറയാൻ പോവുകയാണ്. Season ൽ

final ൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ നേരിടുന്നതിന് പ്രാപ്തരാക്കിയതിൽ മെസ്സിക്കും വലിയൊരു പങ്കുണ്ടായിരുന്നു. May പതിമൂന്നിന് അത്‌ലറ്റിക്കോ ബിൽബാവോക്കെതിരായി നടന്ന കോപ്പ ഡെൽ റേയ് കലാശപ്പോരാട്ടത്തിൽ ഒരു goal നേടുകയും രണ്ട് goal കൾ വഴിവെക്കുകയും ചെയ്‌തിരുന്നു. ബാർസലോണ നാല് - ഒന്നിന് വിജയിക്കുകയും മെസ്സി തന്റെ ആദ്യ കോപ്പ ഡെൽ റേയ് കപ്പ് നേടുകയും ചെയ്തു. മെസ്സിയുടെ മികച്ച പ്രകടനത്തിലൂടെ ബാർസലോണ ലാ ലിഗ കപ്പ് നേടി ആ season ൽ double പൂർത്തിയാക്കി. May ഇരുപത്തിയേഴിനു നടന്ന ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ മെസ്സി എഴുപതാം minute നേടിയ goal അടക്കം രണ്ട്‌ goal ന് ബാർസലോണ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തോൽപ്പിക്കുകയും കിരീടം കരസ്ഥമാക്കുകയും ചെയ്തു. ഒമ്പത് goal കളോടെ ചാമ്പ്യൻസ് ലീഗ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ goal കൾ നേടുന്ന താരമായി മെസ്സി മാറി. പരമ്പരയുടെ ചരിത്രത്തിൽ ഈ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും മെസ്സി തന്നെ യായിരുന്നു. ആ വർഷത്തിൽ തന്നെ യുവേഫ ക്ലബ്ബ് ഫോർവേർഡ് ഓഫ് ദ ഇയർ, യുവേഫ ക്ലബ്ബ് ഫുട്ബോളർ ഓഫ് ദ ഇയർ എന്നീ പുരസ്കാരങ്ങളൊക്കെ മെസ്സി നേടിയിരുന്നു. ആ season ലെ ബാർസലോണ ലാ ലിഗ, കോപ്പ ഡെൽ റേയ്, ചാമ്പ്യൻസ് ലീഗ് എന്നിങ്ങനെ മൂന്ന് കിരീടങ്ങൾ നേടി. ഒരു season ൽ മൂന്ന് കിരീടങ്ങൾ നേടുന്ന ആദ്യ സ്പാനിഷ് club ആയി ബാർസലോണ മാറി. രണ്ടായിരത്തിഒൻപത് യുവേഫ സൂപ്പർ കപ്പ് ജയിച്ചതിനു ശേഷം, താൻ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച കളിക്കാരൻ മെസ്സിയാണെന്ന് ബാർസലോണയുടെ manager ആയ ജോസഫ് ഗാർഡിയോള പറഞ്ഞു. September പതിനെട്ടിന് മെസ്സി ബാർസലോണയുമായി പുതിയ കരാറിൽ ഏർപ്പെട്ടു. രണ്ടായിരത്തിപതിനാറ്‍ വരെയുള്ള ആ കരാറനുസരിച്ച് അദ്ദേഹത്തിന്റെ വില ഇരുനൂറ്റിഅൻപത് million ഉം വാർഷികവരുമാനം ഒമ്പത് point അഞ്ച്‌ million നുമായി അടുത്തിരുന്നു. ഇതോടെ അദ്ദേഹം ലാ ലിഗയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന താരമായി മാറി. നാല് ദിവസങ്ങൾക്ക് ശേഷം, September ഇരുപത്തിരണ്ടിന് റേസിംഗ് സന്റാന്ററുമായി ലാലിഗയിൽ നടന്ന മത്സരത്തിൽ അദ്ദേഹം രണ്ട് goal കൾ നേടുകയും ഒരു goal ന് വഴിവെക്കുകയും ബാർസലോണ ആ മത്സരം നാല് - ഒന്നിന് നാല് - ഒന്ന് സ്വന്തമാക്കുകയും ചെയ്തു. September ഇരുപത്തിഒൻപതിന് ഡൈനാമോ കീവിനെതിരായ മത്സരത്തിൽ അദ്ദേഹം ആ season ലെ തന്റെ ആദ്യ യൂറോപ്യൻ goal ഗോൾ നേടുകയും ബാർസലോണ രണ്ട് - പൂജ്യം വിജയിക്കുകയും ചെയ്തു. കാമ്പ് ന്യൂവിൽ നടന്ന മത്സരത്തിൽ റയൽ സരഗോസക്കെതിരെ ബാർസലോണ ആറ് - ഒന്നിന് ജയിച്ച മത്സരത്തിൽ മെസ്സി goal നേടുകയും ലാ ലിഗയിലെ തന്റെ സമ്പാദ്യം ഏഴ് മത്സരങ്ങളിൽ നിന്നും ആറ് goal ആക്കി ഉയർത്തുകയും ചെയ്തു. രണ്ടായിരത്തിഒൻപത് December ഒന്നിന് രണ്ടായിരത്തിഒൻപതിലെ യൂറോപ്യൻ ഫുട്ബോളർ ഓഫ് ദ ഇയർ ആയി മെസ്സി തിരഞ്ഞെടുക്കപ്പെട്ടു. രണ്ടാമ തെത്തിയ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യത്യാസത്തിന് നാലായിരത്തി~ നാനൂറ്റിഎഴുപത്തിമൂന്ന് - ഇരുന്നൂറ്റിമുപ്പത്തിമൂന്ന് എന്ന വ്യത്യാസത്തില് പിന്നിലാക്കികൊണ്ട് മെസ്സി ഈ നേട്ടം കരസ്ഥമാക്കിയത്. അതിനു ശേഷം, ഫ്രാൻസ് football magazine മെസ്സി ഇങ്ങനെ പറഞ്ഞതായി രേഖപ്പെടുത്തി, ഞാനിത് എന്റെ കുടുംബത്തിനായി സമർപ്പിക്കുന്നു. എനിക്ക് അവരെ വേണ്ടപ്പോഴെല്ലാം അവരുടെ സാന്നിധ്യം എന്നോടൊപ്പമുണ്ടായിരുന്നു. December പത്തൊൻപത്തിന് രണ്ടായിരത്തിഒൻപത് ഫിഫ ക്ലബ്ബ് ലോകകപ്പിൽ അബുദാബിയിൽ നടന്ന കലാശപ്പോരാട്ടത്തിൽ മെസ്സിയാണ് ബാഴ്സലോണയുടെ വിജയ goal കുറിച്ചത്. ആ വർഷത്തിൽ club ന്റെ ആറാമത് കിരീടമായി അത്. രണ്ട് ദിവസത്തിനു ശേഷം, ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും സാവിയേയും കക്കായും ആന്ദ്രേ ഇനിയേസ്റ്റയും പിന്നിലാക്കിക്കൊണ്ട് ഫിഫ വേൾഡ് കപ്പ് world player of the year പുരസ്കാരം മെസ്സി കരസ്ഥമാക്കി. ആദ്യമായായിരുന്നു മെസ്സി ഈ പുരസ്കാരം കരസ്ഥമാക്കിയത്. ഇതോടെ ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ അർജന്റീനക്കാരനായി മെസ്സി മാറി. രണ്ടായിരത്തിപത്ത് January പത്തിന് സി ഡി ടെനറിഫുമായി നടന്ന മത്സരത്തിൽ മെസ്സി രണ്ടായിരത്തിപത്തിലെയും ആ season തന്റെ ആദ്യ hat trick നേടി. ആ മത്സരത്തിൽ അവർ പൂജ്യം - അഞ്ച് എന്ന goal നിലക്ക് വിജയിച്ചു. January പതിനേഴിന് സെവിയ്യക്കെതിരെ നാല് - പൂജ്യം ന്ന് ജയിച്ച മത്സരത്തിൽ club നു വേണ്ടി തന്റെ നൂറാമത് goal കണ്ടെത്താൻ മെസ്സിക്ക് കഴിഞ്ഞു. അതിനുശേഷം നടന്ന അഞ്ച് മത്സരങ്ങളിൽ നിന്നായി മെസ്സി പതിനൊന്ന് goal കൾ നേടി. മലാഗക്കെതിരെ രണ്ട് - ഒന്നിന് ജയിച്ച മത്സരത്തിൽ എൺപത്തിനാലാം minute ലാണ് ആദ്യ goal നേടിയത്. അൽമേരിക്കെതിരെ നടന്ന മത്സരം രണ്ട് -രണ്ട് ന് സമനിലയിൽ അവസാനിച്ചു. ആ മത്സരത്തിൽ മെസ്സി രണ്ട് goal കൾ നേടി. രണ്ടേരണ്ട്‍ goal ആയിരുന്നു. ആ മത്സരത്തിൽ സമനിലയായിരുന്നു. ആ രണ്ട് goal കളും നേടിയത് മെസ്സി തന്നെയായിരുന്നു. ആ ആഴ്ചയിൽ മെസ്സി എട്ട് goal കൾ നേടിക്കൊണ്ട് തന്റെ ജയയാത്ര തുടർന്നു. വലൻസിയക്കെതിരെ നടന്ന ഹോം മത്സരത്തിൽ hat trick നേടിക്കൊണ്ടായിരുന്നു തുടക്കം. ആ മത്സരത്തിൽ ബാഴ്സ മൂന്ന് - പൂജ്യത്തിന് ജയിച്ചു. അതിനുശേഷം സ്റ്റുട്ട്ഗർട്ടുമായി നാല് - പൂജ്യം ജയിച്ച മത്സരത്തിൽ രണ്ട് goal കളും മെസ്സിയുടെ സമ്പാദ്യമായിരുന്നു. ആ വിജയം ചാമ്പ്യൻസ് ലീഗ് quarter final ലിലേക്കുള്ള അവരുടെ യാത്ര സുഖകരമാക്കി. സ്പാനിഷ് ലീഗിൽ സരഗോസക്കെതിരായി നടന്ന അടുത്ത മത്സരത്തിൽ മെസ്സി ഒരിക്കൽ കൂടി hat trick നേടി. ആ മത്സരം ബാഴ്സ ~ ബാഴ്സ - ബാഴ്സലോണ കളിക്കാരനായി മാറാനും മെസ്സിക്ക് കഴിഞ്ഞു. രണ്ടായിരത്തിപത്ത് March ഇരുപത്തിനാലിന് ഒസാസുനക്കെതിരെ നടന്ന മത്സരം ബാഴ്സലോണക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ഇരുനൂറാം മത്സരമായിരുന്നു. രണ്ടായിരത്തിപത്ത് April ആറിന് ആഴ്‌സണലിനെതിരെ ~ ആഴ്സണലിനെതിരെ നടന്ന ചാമ്പ്യൻസ് ലീഗ് quarter final രണ്ടാം പാദ മത്സരത്തിൽ നാല് - ഒന്നിന് ജയിച്ചപ്പോൾ അതിൽ നാല് goal ഉം നേടിയത് മെസ്സിയായിരുന്നു. ഒരു മത്സരത്തിൽ തന്നെ നാല് goal കൾ നേടുന്നത് മെസ്സിയുടെ career ൽ ആദ്യത്തെ സംഭവമായിരുന്നു. ബാഴ്സലോണയുടെ എക്കാലത്തേയും മികച്ച goal വേട്ടക്കാരനായ

അതായത് എൽ ക്ലാസിക്കോ മത്സരത്തിൽ ബാഴ്സ രണ്ട് - പൂജ്യം തിന് ജയിച്ചപ്പോൾ അവരുടെ ആദ്യ goal മെസ്സിയുടെ boot ൽ നിന്നായിരുന്നു. ആ season ലെ അദ്ദേഹത്തിന്റെ നാൽപതാം goal ആയിരുന്നു അത്. May ഒന്ന് വിയ്യാറയലിനെതിരെ അവരുടെ തട്ടകത്തിൽ നേടിയ നാല് - ഒന്ന് വിജയത്തിൽ രണ്ട് goal മെസ്സിയായിരുന്നു. വെറും മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം, May നാലിന് നടന്ന മത്സരത്തിൽ നേടിയത് നാല് - ഒന്ന് വിജയത്തിൽ രണ്ടു goal കളും മെസ്സി നേടി. May എട്ടിന് സെവിയ്യക്കെതിരെ എവേ മത്സരത്തിലെ വിജയത്തിൽ ലാ ലിഗയിൽ season ൽ തന്റെ മുപ്പത്തിരണ്ടാം goal കണ്ടെത്താൻ മെസ്സിക്കായി. രണ്ടായിരത്തിപത്ത് - രണ്ടായിരത്തിപതിനൊന്ന് season ൽ പറയാണെങ്കിൽ ആദ്യ പാദ മത്സരത്തിൽ ഒന്ന് - മൂന്ന് ന് തോറ്റതിനുശേഷം രണ്ടായിരത്തിപത്ത് August ഇരുപത്തിയൊന്നിന് സ്പാനിഷ് സൂപ്പർ കപ്പിൽ സെവിയ്യക്കെതിരെ നാല് - പൂജ്യം ജയിച്ച മത്സരത്തിൽ മെസ്സി hat trick നേടി ആ season നു തുടക്കം കുറിക്കുകയും ബാഴ്സക്ക് ആ season ലെ ആദ്യ കപ്പ് സമ്മാനിക്കുകയും ചെയ്തു. രണ്ടായിരത്തിപത്തൊൻപത് August ഇരുപത്തിയൊൻപതു റേസിംഗ് സന്റാൻഡറുമായി നടന്ന ആദ്യ മത്സരത്തിൽ വെറും മെസ്സി കുറെ goal കൾ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കൊറേ നേടിട്ടുണ്ട്. ഇത് കാരണം കൊണ്ടാണ് എനിക്ക് മെസ്സിയെ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം. കൊറേ goal കൾ കുറെ assist കൾ അതേപോലെതന്നെ കുറെ balloon D or ഉള്ള, ഇത് മാത്രം കണ്ടിട്ടില്ല. മെസ്സിയുടെ കളിയോടുള്ള spirit ഉം കളി മികച്ച പ്രകടനങ്ങളും കണ്ടിട്ടാണ് മെസ്സിയുടെ ഒരു മെസ്സിയെ സ്നേഹിക്കുന്ന ഒരു ആരാധകനായി മാറിയത്. മെസ്സിയുടെ ഏതു കളികളും ഞാൻ കാണാറുണ്ട്. ഇപ്പൊ ഏറ്റവും last മെസ്സി world cup ൽ തൻ്റെ മുപ്പത്തിയാറാം വയസ്സിൽ തന്നെ മികച്ച പ്രകടനങ്ങൾ